first step ൽ തന്നെ reduction process നടന്നു കഴിഞ്ഞു. meiosis one ന്റെ step ൽ തന്നെ reduction നടന്ന് കഴിഞ്ഞു. ഇനി

ഇത് ഒരു single process ആ. meiosis ന്ന്‌ പറയുന്നേ reduction division ഈ കാണിക്കണേ ഇത്രേം step ഒരു single process ആ. ഈ ഇവിട അത്രേം complication ഇവിടിങ്ങനെ ഒറ്റ step എയ്ത് പണി കഴിഞ്ഞു. ഇവ രണ്ട്‌ step ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നേ ഈ പുള്ളിക്കാരൻ രണ്ടു cell ന് he gives rise to ഈ പുള്ളിക്കാരൻ gives rise to two cells ഇതാണ് സാധാരണ meiosis എന്ന് പറഞ്ഞ process. അപ്പൊ ഇതിനാത്ത്‌ എല്ലാവരും ഇവനു haploid ആ ഇവനു Haploid ആ ഇവനു Haploid ആ ഇവനു Haploid ആ ഇവരെല്ലാം Haploid ആ. ഈ ste second step നെ നമ്മള് വിളിക്കുന്ന പേരാണ് meiosis two meiosis one meiosis two രണ്ട്‌ stage ആണ് meiosis ന്റെ. ആദ്യത്തെ deployed cell എടുത്ത് അവരെ വച്ച് നമ്മുക്ക് രണ്ട്‌ haploid cell ഉണ്ടാക്കാം. ആ രണ്ട്‌ haploid cell വച്ച് നാല് daughter cells ഉണ്ടാക്കാം അപ്പൊ എന്റെ question നിങ്ങളോട് ഇതാണ് നിങ്ങള് പറയണം എനിക്ക് answer വേണം, കേട്ടോ? നിങ്ങളോട് ചോദിച്ചു ആരേലും mitosis ൽ mitosis ൽ എത്ര daughter cells നെ ഉണ്ടാക്കാൻ പറ്റും? അയിന്റെ answer two ആ. ഒരു mitosis ൽ two daughter cell നെ ഉണ്ടാക്കാൻ പറ്റും. ചോദ്യം meiosis നടന്ന് കഴിഞ്ഞാൽ എത്ര daughter cells ready ആവും simple question ആലോയിച്ച് comment section ല് എനിക്ക് answer വേണം കേട്ടോ ഇപ്പൊ തന്നെ answer ഇടാ എനിക്ക് കാണാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോന്ന് meiosis കണിഞ്ഞു കഴിഞ്ഞാൽ

നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ അത് പറയുവാ കേട്ടോ? okay എഴുതിയോ? ഞാൻ ഒന്ന് മാറാ ഇത്രയും അങ്ങ് എഴുതിത്തീർത്തെ ഞാൻ മാറിത്തരാം ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ? തൊണ്ടക്ക് കിച്ച് കിച്ച് ആ മക്കളേ തൊണ്ടക്ക് കിച്ച് കിച്ച് ആണ്. ഇച്ചിരി വെള്ളൊക്കെ കുടിക്കാം കേട്ടോ? ആ കഴിഞ്ഞോ? screenshot എടുത്തോ? നമ്മുക്ക് ഇനി മുമ്പോട്ട് പോവാം. മുമ്പോട്ട് പോവുമ്പോ നമ്മളിനിയും കാണേണ്ടിയത് ഈ പറയുന്ന meiosis എന്ന് പറഞ്ഞ process ഇവിടെ നടക്കുന്നുണ്ടൊന്ന നമ്മള് നോക്കണ്ടത് ഇവിടെ നടക്കുന്നിണ്ടത്‌ നമ്മക്ക് ഒന്ന് കണ്ട്‌ കളയാം. മക്കൽസെ ഈ primary spermatocyte ഒരു diploid cell ആണ്. ഇത് എന്തെയ്യും ഇവൻ ഇവിടെ ഇരുന്ന് meiosis എയ്യും ഇവൻ ഇവിടെ ഇരുന്ന് ഒരു meiosis one അങ്ങോട്ട് നടത്തും. ഇവനൊരു meiosis one അങ്ങോട്ട് നടത്തും. ഇവൻ meiosis one ചെയ്യുമ്പം ഈ ഒറ്റ cell രണ്ട്‌ cell ആയിട്ട് മാറും. മനസ്സിലായോ? രണ്ട്‌ cell കിട്ടിയെ ഈ രണ്ട്‌ cell ഉ haploid ആണ്. പേരും മാറും പേരും മാറും. meiosis കഴിഞ്ഞു deployed haploid ആയി പേരും മാറി അവര പേര് വരുന്നതാണ് secondary spermatocyte. primary spermatocyte കഴിഞ്ഞ് the next one is secondary spermatocyte മനസ്സിലായോ? primary spermatocyte കഴിഞ്ഞു secondary spermatocyte വന്നു. ഇനി എന്താ? ഇനീം meiosis കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു meiosis അല്ലെ ചെയ്തുള്ളു ഒരു വട്ടം കൂട meiosis ചെയ്യണ്ടേ. മക്കളെ ഒരു meiosis ഉം കൂട നടക്കും. ഒരു meiosis ഉം കൂട നടക്കും. ഒരു meiosis ഉമാ നടക്കുവാന്ന് പറഞ്ഞ ഇവർ രണ്ട്‌ പേരും ഇവൻ ഒരു meiosis two ചെയ്ത് രണ്ട് cells ഇണ്ടാക്കും. ഇവനും meiosis two ചെയ്ത് രണ്ട്‌ cells ഇണ്ടാക്കും. അപ്പോ ഇവിടെ നടക്കുന്നത് meiosis two

നിങ്ങള് പഠിക്കാൻ നേരത്ത് തോന്നും ആ എത്ര simple ആ. ഇതിനാത്തൂന്ന് വരാൻ പോവുന്ന questions ന്റെ എല്ലാം details ഞാൻ നിങ്ങൾക്ക് almost towards the end of the session തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങള് നന്നായിട്ടിത് note down ചെയ്‌തോളൂ കേട്ടോ? അപ്പൊ meiosis two വരുമ്പോ ഇവിടെ ആദ്യത്തെ cell രണ്ടായിട്ട് divide ആയി. ഇവനെ കാണുന്ന ഇവനും രണ്ടായിട്ട് divide ആയി. കണ്ടോ? കണ്ട. അപ്പൊ മൊത്തൊ എത്ര ആയി? ഇവര് മൊത്തം കൂടെ നാല് പേരായി. തുടങ്ങിയത് ഒരു spermatocyte ഇന്നാണെങ്കിൽ

അപ്പൊ ഇവിടെ primary spermatocyte നാല് daughter cell ആയിട്ട് മാറും. അപ്പൊ ഈ നാല് daughter cell നെ നമ്മള് വിളിക്കുന്ന പേരാണ് spermatid എന്ത് വിളിക്കും spermatid കേട്ടോ spermatid എന്ന് വിളിക്കും. spermatid മക്കളെ ഇവരെല്ലാം haploid ആണ് കേട്ടോ? ഇവരെല്ലാം haploid ആ. ma'am കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. ma'am sperm എന്തിയേ? ആഹ്

spermatid വരെ നിക്ക്യ, ക്ഷമയുണ്ടാവുക നമ്മുക്ക് continue എയ്യാം. are you ready? are you all done with this? മക്കൾസ് ഈ നടന്ന meiosis ന്റെ process എന്നെയാ മക്കളെ ഇവിടെയും നടന്നേ പക്ഷെ അയിന് പേര് വേറെയാ. ഒന്ന് revise എയ്യ എന്നിട്ട് മുമ്പോട്ട് പോവാ. മക്കൾസ് നമ്മൾടെ ഏർ ഒരു ആൺ കുട്ടിടെ ശരീരം നമ്മൾ എടുത്താൽ അല്ലേൽ ഒരു പുരുഷന്റെ ശരീരം നമ്മൾ എടുത്താൽ അവരെ പന്ത്രണ്ടാമത്തെ തൊട്ട് അവര്ടെ എമ്പതാമത്തെ വയസ്സ് വരെ for people that want to listen to the numbers in english twelve years തൊട്ട് eighty years വരെ eight zero eighty വരെ ഒരു man ഇന് അവന്റെ body ൽ depending on his health and lifestyle അവന്റെ body ൽ അവന് sperms ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അയിനാത്തൊരു ഗുട്ടൻസുണ്ട് കേട്ടോ? ഗുട്ടൻസ് എന്താണെന്ന് അറിയോ ഈ eighty ന്ന്‌ ഞാൻ പറഞ്ഞത് അതൊരു average number ആ. പക്ഷെ അയിനാത്തൊരു condition ഉണ്ട്. നമ്മളെ lifestyle നല്ലതായിരിക്കണം. for example if you know someone that is involved in alcoholism അല്ലെങ്കിൽ smoking അല്ലെങ്കിൽ ഏർ you know tobacco products ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ number eighty ന്ന്‌ പറഞ്ഞ number അത് work എയില്ല because body is effected by the things that you consume. okay നമ്മൾ എന്തൊക്ക consume ചെയ്യുന്നോ ആ consumption ന്റെ മേലാണ് നമ്മടെ lifestyle ന്റെ മേലാണ് നമ്മുടെ ഈ processes ഒക്കെ ഇതൊക്കെ എന്തോ hormonal processes അല്ലെ മക്കൾസ് അപ്പം ഈ hormonal processes control എയ്യാൻ നമ്മടെ diet ഉം നമ്മളെ lifestyle ഉം നമ്മടെ exercise ഉം activity ഉം എല്ലാം ഒത്തിരി നല്ലതായിരിക്കണം. okay അപ്പം ഈ process ഇത്രേം way you know wide range of ആൾക്കാരുടെ ഇടക്ക് ഇത് നടക്കിന്നിണ്ട്‌ ഈ നടക്കുന്ന process ഇനകത്ത് ഒത്തിരി cells ഉണ്ട് spermatogonium ന്നും പറഞ്ഞ്. spermatogonium ത്തിലു കൊറച്ച് spermatogonium mitosis ചെയ്ത് primary spermatocyte ആയിട്ട് മാറുവാ mitosis ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും enlargement എയ്തിട്ട് ഏർ primary spermatocyte ആയിട്ട് മാറും എന്ന് പറയാം. primary spermatocyte deployed structure ആ. അപ്പോ ഇവരെല്ലാം ഈ കാണിക്കുന്ന process ഇവരും ചെയ്നിണ്ട് ഇവനും ചെയ്നിണ്ട് ഇവനും ചെയ്നിണ്ട് ഇവനും ചെയ്നിണ്ട് ഇവനും ചെയ് അപ്പോ total വരുമ്പോ നാല് total cell അല്ല ഇതുങ്ങള് ഉണ്ടാക്കുന്നത്. നാല് spermatocele അല്ല ഉണ്ടാക്കുന്നെ. കോടികള് sperms നിങ്ങള് ഇണ്ടാക്കുന്നുണ്ട് ഇവിടെ. മനസ്സലാവുന്നുണ്ടോ എത്രയാ number ന്നൊക്കെ ഞാൻ പറയാ നിങ്ങളോട് primary spermatocyte and deployed structure ഈ cell Meiosis one ചെയ്ത് രണ്ട്‌ daughter cell ആയിട്ട് മാറും അപ്പോൾ secondary spermatocyte വന്നു. secondary spermatocyte haploid ആ ഇത് ഒരു NEET ലെ question ആ. അവര് ചോയ്ക്കും exam ൽ ഏർ out of the following cells what is the ploidy of each ആദ്യം കാണിക്കുന്നത് primary spermatocyte ploidy എന്നാണ് haploid ആണോ deployed ആണോ? Deployed ആണ്. secondary spermatocyte haploid ആണോ Deployed ആണോ

ഓർത്തോണെ. very important. very very important. okay മുമ്പോട്ട് നമ്മക്ക് പോവാം മക്കൾസ് ഇതെല്ലാം കഴിഞ്ഞ് ഇനി മുമ്പോട്ട് ചെല്ലാം sperms ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പിത്രേം കഴിഞ്ഞ് spermatid വരെ നമ്മൾ എത്തി നിക്കുന്നു. നമ്മുക്ക് ഇനി അടുത്ത slide ലോട്ട് പോയി അടുത്ത slide ൽ ബാക്കി പഠിക്കാം. കേട്ടോ? ഒരു screenshot എടുത്തോ ഞാൻ ഒന്ന് മാറി നിന്നേക്കാം കേട്ടോ? screenshot എടുത്തേ screenshot എടുത്തോ? നല്ല screenshot അല്ലെ ഈ screenshot എടുത്ത് phone ഈ വച്ച പോരാ കേട്ടോ ഇതൊക്കെ notebook ഇലോട്ട് ഏർ പതിഞ്ഞിങ്ങനെ വരണം. ഇങ്ങനെ എഴുതി എഴുതി അങ്ങോട്ട് വരണം screenshot മാത്രം എടുത്തിട്ട് കാര്യുല്ല പഠിക്കണം. ആ അപ്പോ ഇനി എന്ത് പറ്റും ഒരു പുതിയ slide ൽ നമ്മുക്ക് എഴുതാം continue എയ്യാം

എന്താണ് പേര്? Spermiogenesis എന്ത് കാരണത്താൽ നമ്മൾ ഇവരെ Spermiogenesis എന്ന് പറയുന്നു? മക്കളെ ഇവർക്ക് വാലും തലേം ഒന്നു ഇല്ല കാണുന്നുണ്ടോ വാലും തലേം ഒന്നു ഇല്ല. വാലും തലേം ഇല്ലാത്ത ആൾക്കാരാ spermatids. Spermiogenesis ചെയ്യുമ്പോൾ ഇവര് തന്നെ ഈം നമ്മടെ ഏർ പ നമ്മള് പറയത്തില്ല്യോ frog ന്റെ tadpole ഓക്കേ. എങ്ങനെയാ ഒരു metamorphosis ചെയുന്നത്? അവർ ആദ്യം larvae ഉണ്ടാവും ആ larva യിക്കാത്തിന്ന് പിന്നൊരു വാലൊക്കെ വരും അത് ഒരു tadpole ആവും പിന്ന ആ tadpole ന്റെ വാലൊക്കെ മാറി പിന്ന അതൊരു frog ആവും അപ്പൊ അവരൊരു beautiful change അവരില് വരുന്നുണ്ട് frogs ലൊക്കെ. എന്ന് പറഞ്ഞപോലെയാണ് spermatids ന് ഒരു beautiful change വരും ആ change വരുന്ന process നെ വിളിക്കുന്ന പേരാണ് Spermiogenesis. Spermiogenesis കഴിയുമ്പോ തന്നെ ഇതിങ്ങക്കെല്ലാം തലയും വാലും വരും കണ്ടോ? ഇതിങ്ങക്ക് തലെം വാലും പിന്നെ എന്തൊക്കെ parts ഉണ്ട് നമ്മുക്ക് പഠിക്കാം കേട്ടോ നിക്കണേ ഇതിനെ വിളിക്കുന്ന പേരാണ് Spermiogenesis കഴിഞ്ഞി കിട്ടുന്ന സാനത്തിന്റെ പേരാണ് spermatozoa spermatozoa അപ്പ spermatozoa ready ആയി. spermatozoa ready ആയി. മക്കൾസെ ഈ spermatozoa എന്തെയ്യുംന്ന് അറിയാവോ? അത് കഴിയുമ്പം ഇവരെ ഒരു യാത്രക്ക് പൊറപ്പെടുവാ അപ്പം നിങ്ങളാണെങ്കിലും ഇപ്പൊ നിങ്ങളില് കൊറച്ച് പേര് ഇണ്ടാവും travel ചെയ്യാൻ ഇഷ്ടുള്ളവര് അഹ് നമ്മടെ ഇവിടെ നിങ്ങൾടെ മലയാളം വിതാന്തുവിലെ നമ്മടെ sir മാര് travel എയ്ന്നത് പോലെ എല്ലേ നിങ്ങക്ക് അറിയാ ഞാൻ ആരെ പറ്റിയാ പറയുന്നേന്ന്‌? മക്കൾസെ നിങ്ങൾക്ക് എല്ലാവർക്കും i am sure travel എയ്യാൻ mostly എല്ലാർക്കും ഇഷ്ടാ. see ഇവര് ഒരു travel ന് പോവല്ലേ ഇവർ ഇവിടെ sperm Seminiferous tubule ready ആയെങ്കിലും ഇവർ ഇനി കറക്കത്തിന് ഇറങ്ങുവല്ല്യോ അവർക്ക് rete testis ഇ പോണം. vas efferents ഇ പോണം vas deferens ഇ പോണം epididymis ഇ പോണം അത് കഴിഞ്ഞ് urethra വഴി കറങ്ങി അവർക്ക് ന് അകത്ത് track ഇ ചെല്ലണം അവിടെ vagina ൽ ചെല്ലണം cervix ഇ കേറണം അത് വഴി fallopian tube ഇ ചെല്ലണം ഉയ്യോ അല്ലെ അപ്പോ ഇത്രേം വെല്യ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മള് വീട്ടീന്ന് എറങ്ങുന്നെന് മുമ്പ് നമ്മൾ എന്താ ചെയ്യിന്നെ mummy യോട് പോയിട്ട് അല്ലെ അമ്മയോട് പോയിട്ട് അമ്മയോട് നമ്മള് പറയും അമ്മീ അമ്മീ ഞാൻ ഒന്ന് പൊറത്ത് പോവാ അപ്പോ അമ്മിക്ക് ദേഷ്യം വരും എന്നാലും അമ്മയോട് പറയും അമ്മീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ ഒരു കൊഴപ്പു ഇല്ല ഞാന് പോയിട്ട് തിരിച്ച് വരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മീന്ന് പറയും അപ്പൊ അമ്മി എന്ത പറയുന്നേ അമ്മി പറയും എന്റെ മക്കളെ സൂക്ഷിച്ച്‌ പോണേ എന്നും പറഞ്ഞ് നിങ്ങളെ കെട്ടിപ്പിടിക്കും correct എന്ന് പറഞ്ഞത് പോലെ spermatozoa ഇവരുടെ വീട്ടീന്ന് ഇറങ്ങുന്നെന് മുമ്പ് നിങ്ങൾക്ക് Sertoli cell ഓർമ്മയുണ്ടോ മക്കളെ? Sertoli cell ഈ Sertoli cell ഉമായിട്ട് ഇവരൊരു attachment അങ്ങോട്ട് നടത്തും ദാ ഇങ്ങനെ

എന്തൊക്കെയാ അന്റെ വിശേഷം ഉം കൊയപ്പൊന്നുല്ല നല്ല വിശേഷം

പിന്നെ നമ്മുടെ നാട്ടിത്തെ ഈയടുത്തിണ്ടായ കോറോണേനെക്കുറിച്ച് നമുക്ക് കൊറച്ച് സംസാരിക്കാം അതില് നിങ്ങക്കിണ്ടായ

എനിക്ക് കോറോണേനെ കുറിച്ച് പറയാന് കൂടുതല് പറയാനിണ്ട് എന്താന്ന് വെച്ചാല് എനിക്ക് കോറോണേൻറെ സമയത്ത് കൊറോണ പിടിപെട്ടു ആഹ് എന്നിട്ട് Hospital ലിൽ ആയി ഞാൻ ആ Time ല് pregnant ആയിരുന്നു ആ എന്നിട്ട് ഭയങ്കര serious Serious ആയി ഇ നി നിങ്ങക്ക് എന്താ അനുഭവങ്ങള് വല്ലോം വിശദീകരിച്ച് എൻറെ അനുഭവം എൻറെ വീട്ടിലും എല്ലാർക്കും കൊറോണ ഇണ്ടായിരുന്നു ഉമ്മാക്കും ഉപ്പാക്കും അനിയത്തിമാരിക്കൊക്കെ എല്ലാരും കൊറേ ദിവസം കടപ്പിലായിരുന്നു ഒരാൾക്ക് ബാധിച്ചപ്പോ എല്ലാർക്കും ബാധിച്ചു അങ്ങനെ ഭയങ്കരെ വിഷമത്തിലായിരുന്നു പിന്നെന്നിട്ട്

Pregnant ആയ സമയായത് കൊണ്ട് ഏർ വലിയ Dose ഉള്ള മരുന്നും ക കയിക്കാൻ പറ്റിരുന്നില്ല അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയൊരു സമയായിരുന്നു അത് ഇങ്ങനെ കൊറേ പേർക്ക് ഈ കൊറോണ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് പോയിട്ടുണ്ട് എനിക്കിണ്ടായാലും എൻ എൻറെ പരിസരങ്ങളിലോ എൻറെ വീട്ടുകാർക്കോ ആർക്കൊന്നും കൊറോണ വന്നിട്ടൊന്നും ഇല്ല നിങ്ങക്ക് കൊറോണ അവിടെ

പിന്നെ വലിയുമ്മ സുഖല്ലാതെ കെടന്നിട്ടുണ്ട് എല്ലാർക്കും ഇണ്ടായിട്ടിണ്ട് അതികം വീട്ടിലും ആഹ് എനിക്ക് ഏറ്റോം പ്രയാസം അനുഭവപ്പെട്ടതാണ് എനക്കാണ് കൂടുതല് പ്രയാസം അനുഭവപ്പെട്ടത് കാരണം ഇങ്ങനത്തെ സമയരുന്നല്ലോ Pregnant time ആയത് കൊണ്ട് Hospital ല് Admit ആവണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിന് ഞാൻ

നിങ്ങളെ വീട്ടില് ആരെങ്കിലും Hospital ല് Admit ആവോ അങ്ങനെ എന്തേലും പ്രശ്നങ്ങള് കൂടുതലും ഗുരുതരമാകുകയോ ചെയ്തിരുന്നോ നിങ്ങളെ വീട്ടില് ആരെങ്കിലും ആ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ Hospital ല് Admit ആവുകയോ പൊറത്തേക്ക് എറങ്ങാൻ പറ്റാത്തൊരു Situation ഒക്കെയായി Hospital ലും അതികം പോയിട്ടില്ല പോ പൊറത്തെറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആയത് കൊണ്ട് പിന്നെ അയൽ വക്കത്തുള്ള ആൾക്കാരൊക്കെ മാറിനിന്നിട്ടും ഇതായിട്ടൊക്കെ സഹകരിച്ചതു കൊണ്ട് കൊയപ്പില്ലാതെ പോയിരുന്നു

ആഹ് എനിക്ക് കൊറോണ ഇണ്ടായ സമയത്ത് എൻറെ മക്കളും എൻറെ ഭർത്താവൊക്കെ എൻറെ വീട്ടിൽ നിന്ന് പു പുറത്ത് താമസിച്ചിരുന്നത് എൻറെ മക്കളെ ഞാനെൻറെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എൻറെ ഭർത്താവ് ജോലി സ്ഥലത്തന്നെ താമസിച്ചു വീട്ടിലൊന്നും ആരും ഇണ്ടായിരുന്നില്ല എനിക്ക് കൂട്ടിന് എൻറെ ഉമ്മ തന്നെയേ ഉണ്ടായിരുന്നുള്ളു കാരണം എൻറെ സമയം അങ്ങനെ ആയിരുന്നില്ലേ ഒറ്റക്കിരിക്കാൻ പറ്റുന്നതല്ലല്ലോ Tension ഒന്നും കൂടാൻ പാടില്ലാത്ത സമയത്ത് ആയിരുന്നു അ അത് എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാനതിന്ന് രക്ഷപ്പെട്ടു നിങ്ങളെ വീട്ടില് അത്രേ പ്രശ്നങ്ങളൊന്നും

പ്രശ്നോന്നും ഉണ്ടായിട്ടില്ല കൊറോണ ആണ് എന്ന് പറയാനും അത് അങ്ങനെ പനി വന്ന പിന്നെ എല്ലാരും കൊറോണ ആണ്ന്നല്ലേ അന്ന് പറഞ്ഞിന്നത് അതിൻറെതായിട്ടുള്ളോര് ഇത് കൊറേ ദിവസം കെട ആഹ്

ആഹ്

എനിക്കെൻറെ കൊറോണ സമയത്ത് ഗ Government ൽ നിന്നൊക്കെ പല സഹായങ്ങളും ലഭിച്ചു എന്തെന്ന് വെച്ചാല് പഞ്ചായത്തിൽ നിന്നും നമ്മുടെ മന്ത്രിമാരുടെ കയിൽനിന്നൊക്കെ നല്ല സഹകരങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഏർ Hospital ൽ ഉള്ള മരുന്നൊക്കെ അഹ് member തന്നെ വീട്ടിലൊക്കെ വിളിച്ച് വീട്ടിലേക്ക് എത്തിച്ച് തന്നിരുന്നു

അവിടേയും അങ്ങനെ പഞ്ചായത്ത് ന്ന് സഹായങ്ങളൊക്കെ ഇണ്ടായിട്ടിണ്ട് member വന്ന് നേരിട്ട് വരൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിലിക്ക് വരാൻ പറ്റാത്ത Situation ആണ് ന്ന് അറിഞ്ഞിട്ടും വന്നിട്ടൊക്കെ ഇണ്ട് ഉപ്പ ലീഗിൻറെ പ്രവർത്തകനൊക്കെ ആയത് കൊണ്ട് അവിടുത്തെ ആള് വന്നിട്ടിണ്ട് വീട്ടിലൊക്കെ വന്ന് എന്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത കൊടുത്തിട്ടുണ്ട് വലിയുമ്മാനേം അമ്മായിനൊക്കെ Hospital ല് കൊണ്ടോവാനൊക്കെ സഹായിച്ചിട്ടിണ്ട് ഒരുപാട് സഹായങ്ങള് ചെയ്തിട്ടുണ്ട് Hospital പോകാനും വണ്ടി വിടേം അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് ഉം ആഹ് ഞാന് Hospital ഒക്കെ പോയത് Government ൻറെ Government ൻറെ Ambulance ൽ ആയിരുന്നു കാരണം ആ Auto ഒന്നും വിളിച്ച കിട്ടാത്തൊരു സമയമായിരുന്നില്ലേ അന്ന്

ആരിക്കും വരാനും പേടിയല്ലേ അതുകൊണ്ട് പിന്നെ Government hospital ആണ് ഞാന് Admit ആയത് അവിടെ നല്ല സഹായങ്ങളും സഹകരങ്ങളും ഒക്കെ

ഉം ആഹ് ഉം എനിക്ക് Ambulance വരണ്ടി വന്നത് അത്രക്കും പ്രശ്നം ഗുരുതരമായത് കൊണ്ടാണ് അത് കൊണ്ടാണ് Ambulance ഒക്കെ വരണ്ടി വന്നത് പിന്നെ hospital പോയി Admit ആയി എന്നെ കാണിക്കുന്ന Hospital ല് Admit ആവാൻ പറ്റൂല അത് വെറും Pregnant പ്രഗ് Pregnancy മാത്രം നടക്കുന്നൊരു Hospital ആണ് പ്രസവം മാത്രമേ അവിടെ ഇണ്ടാവുള്ളു അപ്പൊ എനിക്ക് Government hospital ലേക്കാണ് എഴുത്ത് തന്നത് അങ്ങനെ പ്പോ നല്ല പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു കൊറോണ സമയം എ എൻറെ ജീവിതത്തില് മറക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് അന്ന് നിങ്ങൾക് അങ്ങനെ വല്ല അനുഭവങ്ങളിലും ഇണ്ടായിട്ടുണ്ടോ നിങ്ങക്കങ്ങനെ വല്ല അനുഭവങ്ങളും ഇണ്ടായിട്ടുണ്ടോ മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്

ഉം വീട്ടില് എല്ലാരിക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഉം

ക്ഷീണം തന്നെയായിരുന്നു കാര്യായിട്ട് അതെ പിന്നെ പൊറത്ത് പോവാനും പറ്റാത്തൊരു സാഹചര്യല്ലേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോവാനും പറ്റാത്തൊരു Situation ആയത് കൊണ്ട് എല്ലാരും

ഉം ആഹ് നിനക്ക് കൊറോണ പിടിപെട്ട സമയത്ത് ഭക്ഷങ്ങൾ ഒന്നും കഴിക്കാൻ താൽപ്പര്യണ്ടായിരുന്നില്ല ഭക്ഷണത്തോടൊക്കെ വിരക്തി ആയിരുന്നു ഭയങ്കര Vomiting ഉം ഛർദിയും ശ്വാസം മു കിട്ടാത്തൊരവസ്ഥയിലുമായിരുന്നു അങ്ങനെ ഞാൻ ആ അവസ്ഥയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എൻറെ ജീവിതത്തിൽ നിന്ന് ഏറ്റോം വലിയൊരു അപകടം നടന്ന

അനുഭവമാണത്

മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ന നാട്ടില് പിന്നെ അടുത്തോ നാട്ടിലെ പരിസരങ്ങളിലൊക്കെ അത്രേം രോഗങ്ങളാർക്കെങ്കിലും ഗുരുതരമായി വരുകയോ മരണപ്പെടുകയോ ചെയ്തോ നാട്ടിലോക്കെ നല്ലോണം പടർന്നിട്ടിണ്ടായിരുന്നു അങ്ങനെ മരണം അ മരണപ്പെട്ടിട്ടൊന്നുല്ല അടുത്ത് നിന്നോന്നും ആഹ് നിങ്ങളെ നാട്ടിലോ

എൻറെ നാട്ടില് കൊറോണ പിടിപെട്ട് കൊറേ ചെറുപ്പക്കാര് പോലും മരണപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ശ്വാസങ്ങളൊക്കെ സംബന്ധമായ Kidney സംബന്ധമായ രോഗികൾക്കാണ് കൂടുതലായും ബാധിച്ചത് അങ്ങനെ എൻറെ അറിവിൽ തന്നെ രണ്ടു മൂന്ന് പേര് എൻറെ അടുത്തയിട്ടന്നെ മരണപ്പെട്ടു എൻറെ പരിസരത്തില്ലേ അഹ് അഹ് അമ്പത് വയസ്സായൊരു അയൽവാസി തന്നെ മരണപ്പെട്ടു കൊറോണ കാരണം വീട്ടിൽ നിന്നും Hospital ലേക്ക് പോകുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല Hospital ലേക്ക് വണ്ടിലൊക്കെ നടന്നു തന്നെയാണ് കയറിയത് പക്ഷെ പിന്നെ വീട്ടിക്ക് കെടന്നത്‌ മരണപ്പെട്ടിട്ടാണ് അത്രയും അപകടകരമായൊരു അവസ്ഥയായിരുന്നു എൻറെ നാട്ടിലൊക്കെ ആരും ആരുടെ വീട്ടിലും പോകാൻ പറ്റാതെ ആരോടും സംസാരിക്കാൻ പറ്റാതെ ആരെ വീട്ടിന്നും ഒന്നും മേടിക്കാൻ പറ്റാതെ എല്ലാർക്കും പേടിയുള്ളൊരു അവസ്ഥ ആ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല വീട്ടില് പരിസരത്തുക്കൂടെ വരുന്നല്ലാതെ വീട്ടിൻറെ അകത്തേക്കുള്ളെ കേറാതെ അതിൻറെ നാല് പറെ ഉള്ളോളൊക്കെ ചുറ്റുപാടുള്ളോലൊക്കെ അവിടുന്ന് കെണറ്റ്ന്നന്നെയാണ് വെള്ളം കൊണ്ടോവാറ് ക്കെ അവരൊക്കെ അതിനൊക്കെ വേരും വീട്ടിലേക്ക് വെരാൻ പറ്റാത്തൊരു Situation നും അയിന് പരിസരത്തുകൂടിയൊക്കെ വരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കൊക്കെ ചെയ്യാറുണ്ടാരുന്നു ഉം ആഹ് അത് ശരി ഞങ്ങളെ വീട്ടിക്കൊന്നും ആരും വരാനൊന്നും ഇരുന്നില്ല എനിക്ക് കൊറോണ ഉണ്ടായ സമയത്ത് കാരണം Group ലൂടെ ഒക്കെ Message അയച്ചിരുന്നു ഇങ്ങനെ കൊറോണ ഇണ്ട് പരിസരത്ത് അതുകൊണ്ട് ആ വീടുമായി ആരും സമ്പർക്കത്തിൽ ഏർപ്പെടരുത് ആ വീട്ടിലേക്കരും പോവരുതുന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻറെ കൊറോണ സമയത്ത് Government ൽ നിന്നും പല അംഗ അഹ് ആനുകൂല്യങ്ങളും കിട്ടി എൻറെ രോഗ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കാൻ വേണ്ടി Police police വന്നിരുന്നു അവര് അതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് വേണ്ട നിർദേശങ്ങളും നൽകി വേണ്ട സഹായങ്ങളൊക്കെ എന്താണെന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു നല്ല സഹായോം സഹകരണോക്കെ ഉണ്ടായിട്ടുണ്ട് അവരിക്കൊന്നും പേടിയൊന്നുല്ല എൻറെ വീടിൻറെ പരിസരത്ത് വന്ന് എന്നോട് സംസാരിക്കൊക്കെ ചെയ്തു

Situation വന്നിട്ടില്ല അത്രെ അധിക വീടുകളിലും അങ്ങനെ ആയിരുന്നു എല്ലാ വീടുകളിലെയും അവസ്ഥ അങ്ങനെ ആയിരുന്നു പനിയും ജലദോഷോം ചൊമ

എല്ലാ വീടുകളും ഒരുപോലെ ആയിരുന്നു അതുകൊണ്ട് അത്രയും പിന്നെ ശ്വാസം മുട്ടല് ശ്വാസതദസൊന്നും ഇല്ല അതുകൊണ്ട് ആരും വന്ന് എന്താ വരണ്ടേ ശ്വാസതടസ്സൊക്കെ ഇണ്ടെങ്കില് പറയാണന്നൊക്കെ പറഞ്ഞിരുന്നു പഞ്ചായത്ത്ന്ന് അങ്ങനെ ആശ Worker മാരൊക്കെ വിളിച്ചിരുന്നു ആഹ് അപ്പോ Police ഒന്നും വരണ്ടൊരു Situation ഒന്നും വന്നിട്ടില്ല ആ പരിസരത്തുള്ള എല്ലാ വീടുകളും അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ Police ഒന്നും വരഞ്ഞെ Police മാര് വന്ന് പേ അ പരിപാസരത്ത്ള്ള വീട്ടുകളിലൊക്കെ വന്ന് അന്വേഷിച്ച് പോവാൻ പോയിട്ടുണ്ട് വീട്ടിലൊട്ടൊന്നും വന്നിട്ടില്ല ആഹ് അത് ശെരി എനിക്ക് കൊറോണ പിടിപെട്ടത് എൻറെ മക്കൾക്കും എൻറെ വീട്ടിലുള്ളേ മറ്റാർകും ആ രോഗോന്നും പിടിപെട്ടില്ല പിന്നെ എൻറെ എനിക്ക് ചികിത്സയിലൂടെ പെട്ടന്ന് മാറി പോവുകയും ചെയ്തു നിങ്ങള് ഉപ്പ അനിയത്തിമാര് എല്ലാരിക്കും ഉണ്ടായിട്ടുണ്ട് ആ ആഹ് ആഹ് അത് ശെരി പിന്നെ ആ നാട്ടിലിള്ളവർക്ക് നിങ്ങളെ വീട്ടിലിള്ളേ രോഗികള് കാരണം

ഉം മറ്റുള്ളവര് കാരണം ഞങ്ങൾക്കും ഇല്ലല്ലാ

അഹ് ആഹ് അത് അതവടെ നിക്കട്ടെ. നമ്മളെന്തു വെച്ചുകഴിഞ്ഞാ ഇത് നിങ്ങളെന്ത് പരിപാടിയാ കാട്ടുന്നേ? ഞാനേ ഞ്~ ഞ്~ ഞ~ ഞാനിന്നലെ ഇരുവത്തൊന്ന് രൂപക്ക് recharge ചെയ്തിട്ട് ഇന്നേക്കിപ്പോ നാന്നൂറ് നാന്നൂറ് MB minute ഏ ആയുള്ളു. അതിനുശേഷം net fast ഊല്ല ഒന്നൂല്ല. ഇതെന്താണെന്നുള്ള സംഭവം ന്താണെന്ന് പറഞ്ഞു തര്വോ? ഇരു~ ഇരുവത്തൊന്ന് ഇരുവത്തൊന്ന്. ഞാനെന്‍റെ റ~ ഏർ recharge കെയിഞ്ഞേനു ശേഷം ചെയ്തതാണ്.

one day one day ന്നെ ഏർ sir ഏ use ചെയ്തത്.

മിയോന്‍റെ tower ഇണ്ടോ അവടെ? നമ്മള് ഞമ്മള് മിയോക്ക് മിയോക്കിതാക്കിയപ്പം ~ങ്ങള് പറഞ്ഞതെന്താച്ചുഞ്ഞാല് ഞാന് ഇന്‍റെ ആദ്യം ഞാന് use എയ്‌തിന്നത് ഐഡിയേരുന്നു. ഐഡിയേന്ന് ഞാൻ മിയോക്ക് അഹ് മിയോക്ക് എന്താപ്പോ ഇന്‍റെ sim മ് എന്താപ്പോ convert ചെയ്തപ്പോ, പറഞ്ഞിന്നത് full range ആണ് അതാണ് ഇതാണ് കോപ്പാണെന്നൊക്കെയാ പറഞ്ഞിന്നത്. range കാണിക്കണ്ണ്ട് range ഒക്കെ complete set ആണ്. ഇതെന്തേച്ചീന്നാ net ന് speed ഇന്ന് തീരെ ഇല്ലേനു. ഒരു യൂട്യൂബിൻറെ video ഇട്ടിരിന്ന കറങ്ങന്നെ കറങ്ങന്നെ.

ആഹ് കിട്ടണ്ണ്ട് sim ഇടുത്തിട്ട് ഏർ ഏകദേശം രണ്ട് മാസത്തോളായി. വ~ വ~ എറങ്ങിയ മാറ്റിയ time ല് നമ്മക്ക് നല്ല change ഇണ്ടാര്ന്നു. ഞാ~ അപ്പൊ വിചാരിച്ചു നല്ലതായിരുന്ന്ന്ന്. ഇപ്പത്,

ഉം ഉം ആഹ് okay number വേണ്ടേ? number റ് എമ്പതേ ഏഴുവത്തെട്ടെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തെട്ടെ മുപ്പത്തെട്ടെ.

തൊണ്ണൂറ്റൊന്നേ തൊണ്ണൂറ്റഞ്ചേ മുപ്പത്തെട്ടേ ആഹ് പെട്ടന്നാകട്ടെ.

phone ണ് ഞാൻ ഉപയോഗിക്കുന്നെ സാംസങ് എം ഫിഫ്റ്റി വൺ ആണ്. വാങ്ങീട്ട് കൊറേക്കണ്. പക്ഷെ ഇയിന്‍റെ range issues ഒന്നും വരാന്‍ള്ള കാരണല്ല. ഞാൻ വേറേതേലും sim ഇപ്പ ഞാനെന്‍റെ ഉമ്മാന്‍റെ sim ഇത്ക്കെടുത്തിട്ടപ്പൊ ഒരു പ്രശ്നം കാണണില്ല. ഒന്നെങ്കി ഇതിങ്ങള് fix ചെയ്ത് തരാ, അല്ലേ ഞാന് ഇത് convert ചെയ്യാണ് വേറെ എക്ക് ല്ലോം. ആഹ് sir ഏ എന്തെച്ചെഞ്ഞാല് ഇത് ~ങ്ങള് ന്ന~ best service ആണ് ഇന്ത്യേലെന്നൊക്കെ പറഞ്ഞപ്പ ഞമ്മക്കിത്, അയിക്കെ ചെയ്തിട്ട് പിന്നെ ങ്ങളീയൊരു പരുപാടി കാട്ടികഴിഞ്ഞാ ശെരിയാവൂല്ലല്ലോ.

net ന്‍റെ speed ആണ്. ഇപ്പൊ ഞാനതിപ്പോ യൂട്യൂബ് ഇടുത്ത് നോക്കുമ്പോ അത് കറങ്ങി നിക്കാണ്.